എടാ അതു കുട്ടൻ്റെ പിറന്നാള് വരുമായിരുന്നേ ഈ വരുന്ന ശനിയാഴ്ച. അപ്പോ അന്ന് ഞാനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു ചെറിയ

പിറന്നാളാഘോഷം പോലെ ചെയ്താലോന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോ അന്നത്തെ ദിവസം നീയ്യ് എങ്ങനെയാ വരാൻ പറ്റുവോ?

ആ അതുമതി അല്ല അമ്മ സമ്മതിക്കുവോ അങ്ങനെ വരാൻ? അമ്മ സമ്മതിക്കും സമ്മതിപ്പിക്കും ഞാൻ

ആ അപ്പോ എന്തൊക്കെയാണ് കാര്യപരിപാടികളൊന്നൊള്ളത് ഞാൻ തീ തീരുമാനിച്ചിട്ടില്ല ഞാൻ നിന്നോടുകൂടെ ചോദിച്ചിട്ടെ എല്ലാം ഏഹ് ചെയ്യാനുള്ള ഇതിലിരിക്കുവായായിരുന്നു. അപ്പോ ഞാൻ ആ വല്ല്യമ്മയോട് സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്.

സദ്യക്ക് എന്തൊക്കെ കറികളാ നിനക്കിഷ്ടം? അപ്പോ വല്യമ്മ പറഞ്ഞു നിന്നോടും ചോദിക്ക് അവന് ഇഷ്ടമുള്ള കൂട്ടാനുകളുണ്ടെങ്കിൽ നമുക്കത് വെക്കാംന്ന് പറഞ്ഞ്

അവന് കിച്ചടി അവിയല് തോരൻ

പായസം ഇല്ല അവൻ്റെ ഇഷ്ടം നോക്കണ്ട അത് ആ അമ്മ ചോയി അമ്മയ്ക്ക് അറിയാലോ അമ്മ നിൻ്റെ കൂടെ നിന്നോടുകൂടെ ചോദിക്കാൻ പറഞ്ഞു.

ആ ഇല്ല എനിക്കും അവനും സേമിയ പായസ ഇഷ്ടം.

ആ അതുലെ ഏഹ് ചിറ്റ വരുന്നു ചിറ്റയും കുഞ്ഞുണ്ണിയും വരുവോ ടാ?

പിന്നെ ഏഹ് സദ്യ മാത്രമല്ല വേറെ കുറച്ച് പരിപാടികള് കൂടി എൻ്റെ മനസ്സിലിങ്ങനെയിണ്ട്

അപ്പോ എനിക്ക് കൃത്യമായിട്ട് ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. സദ്യ കൂടാണ്ടെ ഞാന് ഉദ്ദേശിക്കണെ നമുക്ക് അവന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ?

നമുക്കാ അവന് ഉടുപ്പ് മേടിക്കാം ആ പിന്നെ ഒരു ഘടികാരം മേടിക്കാം അവന് ആ അതും നല്ല ഒരു ആശയമാണ് ശരിയാണ് അവൻ്റെ കേടാകാതെ ഇരിക്കാ അപ്പോ പുതിയത് മേടിക്കണത് നല്ലയായിരിക്കും

അപ്പോ ഉടുപ്പ് മേടിക്കാനാണെങ്കിൽ എവിടെയാ പോണ്ടേ?

ആ തൃപ്പൂണിത്തറ കിട്ടിലങ്കിൽ നമുക്ക് എറണാകുളത്തേക്ക് പോകാം പിന്നെ അന്നത്തെ ദിവസം മൊത്തം എന്തൊക്കെ ചെയ്യണ്ടേ എന്നുള്ളതേ നമുക്കൊന്നേ മനസ്സിലിങ്ങനെ ആലോചിച്ചു വെക്കണം.

അതാ ഞാന് ഉദ്ദേശിക്കുന്നെ നമുക്ക് സദ്യ കഴിച്ചിട്ട് പുറത്ത് കറങ്ങാൻ പോകാന്നാ ഞാനും വിചാരിക്കുന്നെ

അത് വലിയ കുഴപ്പമില്ല എന്ന് തോന്ന്ണ്ട് വേറെ സിനിമകളെ പറ്റിട്ടെനിക്ക് അങ്ങനെ അഭിപ്രായങ്ങളറിയില്ല പോകാൻ നല്ലതാണോ ഇല്ലയോ എന്നുള്ളതേ

നമുക്ക് കുമാരിക്ക് ഏഹ് ചെയ്യാം പിന്നെ

നക്ഷത്രങ്ങളൊക്കെ തൂക്കി അങ്ങനെ അലങ്കരിച്ച് നല്ല രസാണ് കാണാൻ

പിന്നെ എന്താ പറയാ അതുവഴിയൊക്കെ രാത്രിയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാം.

പിന്നെ ആം പ്രധാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറന്നു ഏഹ് ഞാൻ ഉദ്ദേശിക്കണതെ ഒരു പന്ത്രണ്ട് മണിയോടയൊക്കെ ആകുമ്പോ അവൻ്റെ പിറന്നാളിൻ്റെ ആഘോഷപരിപാടികൾ തുടങ്ങാനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ തലേദിവസം ഏഹ് ചിറ്റടെ വീട്ടിൽ വന്നു നിൽക്കുവോ കുഞ്ഞ് ചിറ്റേടെ അവിടെ

നീ വരുന്നൊണ്ട് എന്നുള്ള ആ സൂചന അവന് കിട്ടരുത്. നമ്മള് അവന് അറിയാണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ എന്നാലാണല്ലോ അതിൻ്റെ രസമുള്ളൂ അപ്പോ നീ തലേദിവസം ഏഹ് കുഞ്ഞി ചിറ്റെടെ അവിടെ വന്നു നിക്ക എന്നിട്ട് ഒരു പന്ത്രണ്ട് മണി ആ സമയം ആകുമ്പോ നീ അവിടുന്ന് നീ യാത്ര ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടാൽ മതി.

എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കണത് ഒരു പന്ത്രണ്ട് മണിക്ക് നമുക്കൊരു മധുരമൊക്കെ മുറിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചേ

ആ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നെ അതവൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല കാരണം നമ്മളങ്ങനെ

ആ എന്താ പറയാ കാര്യമായിട്ട് അവൻ്റെ പിറന്നാളുകള് ഇതിനു മുന്നേ ആഘോഷിച്ചിട്ടൊന്നുമില്ല അവനും സത്യം പറഞ്ഞാൽ അതിനോട് വലിയ താൽപര്യമൊന്നുമില്ല പക്ഷേ ഈ പ്രാവശ്യമേ

അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി നമ്മള് കുഞ്ഞിലെയൊക്കെ ഇതുപോലെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്.

അങ്ങനെ അത്ര ആഘോഷങ്ങളോക്കെ നമ്മള് വേണ്ടെന്നു വെച്ചല്ലോ

പിന്നെ എന്നെ പിന്നെ എന്തെങ്കിലും വേണോടാ സമ്മാനമായിട്ട് കൊടുക്കാൻ

അല്ല നിനക്കെന്തെങ്കിലും നിനക്കെന്തെങ്കിലും ആശയം ഉണ്ടെങ്കി നീ പറഞ്ഞോട്ടോ കൊഴപ്പഇല്ല

അവനീ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചു കൊടുത്താല്

അതു നല്ലതായിരിക്കൂലേ അതവന് ഇഷ്ടപ്പെടും

ആ കുഴപ്പമില്ല ഇത്രയൊക്കെ മതി നമുക്ക് പിന്നെ എന്താ പറയുക അവന് പ്രിയപ്പെട്ട ആൾക്കാരെ ഒക്കെ വിളിച്ചു കൂട്ടാം ഇപ്പൊ അവൻ്റെ സുഹൃത്തുക്കളെ കുറച്ചു പേരെ നമുക്ക് വിളിക്കാം

അവരുടെ കുടുംബം ഉണ്ടാവും പിന്നെ മുത്തശ്ശനും അമ്മൂമ്മയും എല്ലാവരും ഉണ്ടാവും

ഇത്രയും പേരെ കാണുമ്പോ തന്നെ അവന് ഒരു സന്തോഷമുണ്ടാകും വള വളരെ വളരെ സന്തോഷമുണ്ടാവും ആ അപ്പൊ അയൽവക്കകാരേം വിളിക്കാം

പിള്ളേരുകളെ മാത്രം വിളിക്കണോ അയൽപക്കത്തെ അതോ മുതിർന്ന ആൾക്കാരെയും വിളിക്കണോ എന്താ നിൻ്റെ അഭിപ്രായം?

അപ്പോ അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാം. കാരണം ഇനി അവരെ വിളിച്ചില്ല ഇവരെ വിളിച്ചില്ല എന്നുള്ള ഒരു

ആ ശരിയാ. അപ്പോ നമുക്ക് അങ്ങനെ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് നല്ല ആഘോഷമായിട്ട് അന്നത്തെ ദിവസം കൊണ്ടുപോണം അപ്പോ നീ അന്ന് കൃത്യസമയത്ത് എത്തുവല്ലോലേ? മറക്കരുത്.